പാമ്പല്ല പേടിയാണ്

നിങ്ങള് മലയുടെ നേരെ ചോട്ടിൽ അല്ലെ നിങ്ങള്ടെ പെരാ അത് കാരണം നല്ല ചൂടായിരിക്കൂലേ നിങ്ങക്ക് ചൂടെന്നെ എല്ലായിടത്തും ഉണ്ട് ചൂട് ചൂട് കാരണം ആരിക്കും പുറത്തെറങ്ങാനും പറ്റുന്നില്ല വീട്ടിൻ്റെ ഉള്ളിലും നല്ല ചൂടെന്നെയാണ് പിന്നെ വേറെ എന്തൊക്കെയാ വിവരങ്ങളൊക്കെ വേറെന്താ കുഴപ്പൊന്നും ഇല്ല വീട്ടിൽ എല്ലാരും ഇല്ലേ ആരിക്കും കുഴപ്പൊന്നും ഇല്ലല്ലാ ഇല്ല ആരിക്കും കുഴപ്പൊന്നും ഇല്ല കാറ്റുണ്ട് പക്ഷെ കാറ്റിനു ചൂടാണ് തണുപ്പൊന്നും ഇല്ല നന്നായിട്ട് പൊടിയൊക്കെ ആണ് നല്ല പൊടിയൊക്കെയാ പോയി ല്ലേ നിങ്ങള്ടെ friend ഗൾഫ് പോയി ല്ലേ

ആഹ് ഞാന് status ഒക്കെ കണ്ടാർന്നു അവിടെ നിങ്ങളെ friends ൻ്റെ വീട് ആരുടേങ്കിലും അടുത്തുണ്ടോ ആഹ് ഉണ്ട് എൻ്റെ തോ best friend ൻ്റെ വീട് പൊ ഇവിടെ അടുത്തന്നെ ആഹ് കാണാനൊക്കെ എളുപ്പായിരിക്കും ല്ലേ വരാനായിരിക്കും ബുദ്ധിമുട്ട് പുറത്തേക്കിറങ്ങാന് ഉം രണ്ടാളും അങ്ങുടും ഇങ്ങുടും ഇറങ്ങലില്ലപ്പൊ ആഹ്

വേറെ കുഴപ്പൊന്നും ഇല്ല

ചൂടായത് കൊണ്ട് വെയിൽ ആയത്കൊണ്ട് അവിടെ നിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും

ആഹ് നിങ്ങൾ എങ്ങോട്ടേലും plan ചെയ്തിക്കുണൊ പോവാന് ആഹ് ഞാൻ പറഞ്ഞില്ലേ ആ വയനാട് cousin ൻ്റെ വീട്ടിക്ക്

ആഹ് ചാവക്കാട് അടുത്തയ കൊണ്ട് beach ഒക്കെ ഉണ്ടകും ല്ലേ ആഹ് പിന്നെ അവിടെ marine world ഒക്കെ ഉണ്ട് അത് കാണാൻ നല്ല രസല്ലേ കൊറേ മീനുകളൊക്കെ ഉള്ള തിലെ ആഹ് നല്ല രസാണ് ആഹ് ആട പോയിക്കണോ ഇതിനു മുമ്പ് ഇല്ല ഞാൻ പോയിറ്റില്ല നിങ്ങള് പോയിരുന്നല്ലേ ഒരീസം ആഹ് ഞങ്ങൾ ഒരു തവണ പോയിരുന്നു അങ്ങോട്ട് നല്ല തിരക്ക് ഒരുപാട് മീനുകളും park ഉം കുട്ടികൾക്കാണെങ്കിൽ park ഒരുപാട് തരം മീനുകളും വല്യ മീനുകളും മുതൽ ചെറുത് മുതൽ വലുത് വരെ നല്ല ഉണ്ടായിരുന്നു ല്ലേ കാണാത്ത തരം ഉണ്ടായിരുന്നു അവ് അവസാനം എല്ലാത്ത നമുക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിക്ക് കേറിയ സമയം പോവണതെന്നെ അറിയൂല ന്നു കാരണം അത്രേം കണ്ടാൽ ഒന്നും മതിയാവാത്ത തരാണ്

ആഹ് നല്ല രസായിരിക്കും അല്ലെ

ആഹ് ഞങ്ങളെല്ലരും പോണം ചെലപ്പൊഴേ പോവുള്ളു പിന്നെ വേറെന്താ വേറെന്താ കൊഴപ്പോന്നും ഇല്ല എന്നിട്ടെന്താ പരിപാടി പരിപാടി എന്ത് പ്രതേകിച്ചൊന്നും ഇല്ല പിന്നിപ്പോ friends ൻ്റെ കൂടെ പോണൊന്നും ഉണ്ടാവില്ല അല്ലെ trip ഒന്നും class കഴിഞ്ഞതോണ്ടെ ഇനി class കഴിഞ്ഞതല്ലേ ഇനിയിപ്പോ family യുടെ കൂടെ തന്നെ പോവലേ നടക്കുള്ളൂ വേറെ പ്രത്യേകിച്ച് കുഴപ്പൊന്നും ഇല്ലല്ലോ ഇല്ല വേറെ കുഴപ്പൊന്നും ഇല്ല ഇനി ഞങ്ങൾ ചെലപ്പോ എല്ലാരും കൂടിട്ട് ഏർ friend ൻ്റെ വീട്ടില് നോമ്പ് തുറക്കല് ഉണ്ട് അപ്പൊ അയിന് പോവുണ്ടാവും

വേറെന്താ കൊഴപ്പോന്നും ഇല്ല നോമ്പൊക്കെ അല്ലെ ഒക്കെ എല്ലാരോടും പറയോ ആഹ് എല്ലാരോടും അന്വേഷണൊക്കെ പറയു ണ്ടോ

ആ പറ്റുവാണെങ്കി വീട്ടിലേക്ക് വരൂ ണ്ടോ ഒഴിവ് കിട്ടുമ്പോ

ഞങ്ങളെ വീട്ടിക്കും വരൂ ണ്ടു

ആഹ് ശരി എന്ന ഒഴിവ് കിട്ടുമ്പോ പിന്നെ വേറൊരു ദിവസം വിളിക്കുന്ന്ണ്ട് ആഹ് എന്ന പിന്നെ എല്ലാരോടും അന്വേഷിച്ചു ന്നു പറയുണ്ടു

വേറെ കൊഴപ്പോന്നും ഇല്ലല്ലോ ഇല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്താലും ഒഴിവു കിട്ടുമ്പോ വേരുണ്ട് ശരി ന്നാ ആഹ് ഞങ്ങള് വരുണ്ട് അയ്‌ക്കോട്ടെ ആ okay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 മാതയ് എട്ടിയെ ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ട്ടമായിരുന്നു ബഹുമാനമായിരുന്നു കഴിഞ്ഞ മാസം എമ്പതിനാലാം വയസിൽ അവർ മരിച്ചു കളങ്ക രഹിതമായ ഗ്രാമ സൗ കുമാര്യത്തിൽ ഉടമയായിരുന്നു മാതയ് എട്ടി കൂക്കാനം പ്രദേശത്തിന്റെ പുഞ്ച വയൽക്കരയിൽ മൊട്ടുമ്മൽ എന്നറിയപ്പെടുന്ന പറമ്പിലാണ് അവരുടെ പഴയകാല വീട് ആ വീടുകൾ ചില പ്രത്യേകത ഉണ്ട് കുഞ്ഞുനാളിലെ എന്റെ ഓർമ്മയാണ് അത് വീടിന്റെ തറയും ചുമരും മണ്ണ് കുഴിച്ച് നിർമിച്ചതായിരുന്നു ചാണകം മെഴുകി വൃത്തിയാക്കിയ നില ഓലയും പുല്ലുമാണ് മേൽക്കൂര തികച്ചും പ്രകൃതി ജനിയമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമിച്ച കൊച്ചു വീട് വീട്ടിൽ അതിഥികൾ വന്നാൽ ഇരിപ്പിടമായി നൽകുക തെരിയ ആണ് വാഴപ്പോള കൊണ്ട് നിർമിച്ചത് ഇന്നത്തെ fiber cussion പോലും തോറ്റ് പോകും തെരിയയോട് കണ്ണേറിന് മന്ത്രിച്ച് ഊതിത്തരുന്നതിൽ പ്രവീണ്യമുള്ള സ്ത്രീയാണ് മാതയ് എട്ടി അരനൂറ്റാണ്ടിനു മുമ്പ് എന്റെ കുട്ടിക്കാലത്തെ ഓർമകളിലേക്ക് തിരിഞ്ഞോടുകയാണ് അക്കാലത്ത് പനി വന്നാൽ Doctor റെ കാണാനൊന്നും പോവാറില്ല ഗ്രാമത്തിലോ തൊട്ടടുത്ത ഗ്രാമത്തിലോ Doctor മാരില്ല അക്കാലത്തെ പനി വന്നാലുള്ള ചികിത്സയെ കുറിച്ച് ഓർത്തുപോവുകയാണ് primary class ൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ മനസ്സിൽ ഒന്നോ രണ്ടോ തവണ ഏർ പനി വരും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പനി വരും ഉമ്മ ആ പനിയെ കണ്ണേറ് പനി എന്നാണ് വിളിച്ചിരുന്നത് വീട്ടിൽ നിന്നും നാലഞ്ചു kilometer അകലെയുള്ള ഓലാട്ട് school ൽ എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം വയലിലൂടെ തോടും കടന്ന് കുന്നും ചവിട്ടി കയറി വേണം school ൽ എത്താൻ സമയം വൈകിയാൽ മാഷന്മാരുടെ വക ചീത്തയും അടിയും ഉറപ്പ്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 പരൽ മീനിനെ പിടിച്ചു കളിക്കും slate pencil ന് നീളം കൂട്ടാൻ മുള ഉപയോഗിച്ച് കൂട്ട മെ ഏർ കൂട്ടമടയുന്ന രാമേട്ടൻ കുടിലിന് മു മുന്നിൽ മുളക്കഷ്ണം പെറുക്കാൻ നിൽക്കും പോവുന്ന വഴിയിയിലുള്ള പറമ്പിലെ പുളിമരത്തിലും നെല്ലിമരത്തിലും മാവിലും കല്ലെറിഞ്ഞു പുളിയും നെല്ലിക്കയും മാങ്ങുകയും പെറുക്കും ഇങ്ങനെ ഒക്കെ സമയം വൈകിയേ class ൽ എത്തു ഉമ്മ പറഞ്ഞു സൂക്ഷിച്ച് നടക്കണേ അധികം ഉഷാറായി ഓടുകയും മറ്റും വേണ്ട നല്ല dress ഇട്ട് നടക്കുമ്പോഴും സൂക്ഷിക്കണേ കണ്ണു കൊള്ളും school ലേക്ക് പോവും വഴിയിക്ക് കണ്ണേറുള്ള ചിലരുടെ പേരും പറഞ്ഞു തരും അവരുടെ മുമ്പിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് ഉപദേശിക്കും വൈകീട്ട് school വിട്ട് വീട്ടിൽ എത്തുമ്പോഴേക്കും പനിയും വിറയലും ഉണ്ടാവും അന്ന് മൂടി പുതച്ച് ചാ ആഹ് പാടും പാട്ടും കഥയും പറഞ്ഞു ഉമ്മ ഉറക്കി കിടത്തും വായയ്ക്ക് രുചി തോന്നാത്തതിനാൽ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല തോളത്ത് കിടത്തി കഥ പറഞ്ഞു പറഞ്ഞു കുറച്ചെങ്കിലും ചോറ് വയറ്റിൽ എത്തിക്കും അടുത്ത ദിവസം രാവിലെ മാതയ് എട്ടിയുടെ വീട്ടിലേക്ക് എന്നെയും ഒക്കത്ത് ഏന്തി കൊണ്ട് പോകും മാതയ് എട്ടിക്ക് കാര്യം മനസിലാവും ചാണകം മെഴുകിയ തറയിൽ തെരിയയിൽ ഉമ്മ ഇരിക്കും എന്നെ മടിയിൽ കിടത്തിയിട്ടുണ്ടാവും മാതയ് എട്ടി അടുത്ത് വരുന്നിരി വി വന്നിരുന്ന് മെല്ലെ മെല്ലെ എന്തോ ഉരവിടും ഉരുവിട്ട് കഴിഞ്ഞാൽ തല മുതൽ കാൽപാദം വരെ ഊതും മൂന്നോ നാലോ തവണ ഇത് ആവർത്തിക്കും പിന്നെ മാതയ് എട്ടി അവളുടെ കൈവിരലുകൾ ഞൊടിക്കും താളാത്മകമാണ് അവരുടെ വിരൽ ഞൊടിക്കുന്ന ശബ്‌ദം അന്ന് സന്ധ്യ വരെ പനി ഉണ്ടാവും സന്ധ്യക്ക് ഉമ്മ വേറെയൊരു പനി ഏർ ഒപ്പിക്കും വീട്ടിൽ അരിയും മറ്റും അളന്നെടുക്കുന്ന മരം കൊണ്ട് നിർമിച്ച ഒരു അളവ് പത്രം ഉണ്ടായിരുന്നു ഒക്ക്യായി എന്നാണ് ആ പാത്രത്തെ പറയുക അതിൽ കുറച്ച് ഉപ്പും വറ്റൽ മുളകും ഇടും എന്നിട്ട് എന്റെ തലയിൽ ക്ക് മുകളിൽ രണ്ടു മൂന്ന് പ്രാവിശ്യം കറക്കും തുടർന്ന് ഒക്ക്യയിൽ നിന്നും മുളകും ഉപ്പും കത്തുന്ന അടുപ്പിലേക്ക് ഇടും തീയിലിട്ടാൽ ഉപ്പും മുളകും പൊട്ടി തെറിക്കും അപ്പോൾ ഉമ്മ പറയും നിനക്ക് ഏറ്റ കണ്ണുകളൊക്കെ പൊട്ടി തെറിച്ചു പോയി അത് കേട്ട് ഞാനും സമാധാനിക്കും ഇതെല്ലാം കഴിഞ്ഞാലും മൂന്നാല് ദിവസ കഴിഞ്ഞേ പനി ക്ഷമിക്കൂ പനി കുള് കുളുത്താൽ മാറിയാൽ കുളിക്കുന്നതിനും പ്രത്യേകത ഉണ്ട് വെള്ളം ഒരു പാത്രത്തിൽ വെയിലത്തു വെച്ച് ചൂടാക്കും തേങ്ങാപാൽ ദേഹത്തു തേച് ചത്തിയെടുത്ത അത്തിമരത്തിന്റെ തോൽ കൊണ്ട് ദേഹം മുഴുവൻ തേച്ചാണ് കുളിപ്പിക്കൽ അതോടെ പനി മാറി ഉഷാറാവും മാതയ് എട്ടിയെ കാണുമ്പോ ഒക്കെ എന്റെ കണ്ണേറ് പനി ഓർമ വരും മൊട്ടുമല്ലിന്റെ രൂപവും ഭാവവും മാറി ചെറിയ വീടിന്റെ സ്ഥാനത്ത് concreate വീട് വന്നു മക്കളൊക്കെ പ്രത്യേകം പ്രത്യേകം വീട് വെച്ച് മാറി താമസമായി മൊട്ടുമ്മൽ പറമ്പിന് തൊട്ടു താഴെ പഞ്ചായത് കുളമുണ്ട് വേനൽക്കാലത്തൊന്നും പ്രസ്‌തുത കുളം വറ്റി പോവാറില്ല ആ കുളവും ഞാനും തമ്മിൽ മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകൾ ഉണ്ട് കുളം നിർമിക്കുന്ന കാലത്ത് ഞാൻ ചെറിയ കുട്ടിയാണ് നിരവധി ആളുകളും കുളം നിർമാണം പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു കൂട്ടമായി ചെയ്യുന്ന കുളം മാന്തൽ കാണാൻ കുട്ടികളായ ഞങ്ങൾ കൗതുക പൂർവം കുളക്കരയിൽ വന്ന് നിൽക്കുമായിരുന്നു ഞാൻ അക്കാലത്ത് തല മൊട്ടയടിച്ചോണ്ട് നടക്കാറ് മുസ്‌ലിം കുട്ടികൾ തല മൊട്ടയടിക്കണമെന്ന് നിർബന്ധമായിരുന്നു കാല മാണത് നിർബന്ധമായിരുന്ന കാലമാണത് കൂട്ടുകാരൊക്കെ തല മൊട്ടയടി ചു നടക്കുന്ന എന്നെ കളിയാക്കി പാടുന്ന ഒരു പാട്ടുണ്ട് മാപ്പിള മൊട്ട തെങ്ങിൻ ഒട്ട ചെറു പയറുണ്ട രണ്ടുണ്ട അതാ ക്കെ സഹിച്ചാണ് ജീവിച്ചിരുന്നത് കുളക്കരയിൽ തുള്ളി ചിരിച്ച് രസിക്കുന്ന എന്റെ മൊട്ടത്തലയിൽ ഒരുണ്ട ചളി വന്നു വീണു കുളത്തിൽ നിന്ന് വാരിയെടുത്ത ചളി ആയിരുന്നു അത് കുഞ്ഞിപൂരിൽ ചെറിയമ്പൂ എന്ന യുവാവ് പറ്റിച്ച പണിയാണത്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 മാതയ് എട്ടിയുടെ മൂത്തമകനായിരുന്ന നാരായണ നും ഏർ ഞാനും സമ പ്രായക്കാരനായിരുന്നു ഞാൻ അന്ന് എട്ടാം class ൽ പഠിക്കുകയാണ് നാരായണൻ ബീഡി തെറുപ്പിച്ച് പഠിക്കാനും പോകുന്നു നീന്തൽ പഠിക്കാൻ തീരുമാനിച്ച് ഞാൻ കുളക്കടവിലെത്തി നാരായണന് നന്നായി നീന്താൻ അറിയാം എന്നാൽ നീന്തൽ പഠിപ്പിക്കാൻ നാരായണൻ തയ്യാറായി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

ഞാൻ കാണാൻ ചെന്നിരുന്നു അക്കാര്യം ഞാൻ അന്നും ഓർത്തുപോയി മാതയ് എട്ടിക്ക് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്നു രാമേട്ടൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയി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 രാമേട്ടനും ഏറെ വിഷമം സഹിച്ചിരുന്നു അവരുടെ ബാക്കി മൂന്ന് മക്കൾ തമ്പാനും രവിയും ശശിയും അവരുടെ പ്രായത്തിലുള്ള മറ്റ് യുവാക്കൾക്ക് മാതൃകയായി ജീവിച്ചു വരുന്നു മാതയ് എട്ടിയുടെ ഏർ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽ ക്കുന്നു ഏർ ഇ ഇങ്ങനെയാണ് എനിക്ക് ഒരു കുട്ടികാലത്തിന്റെ ഇത് എന്റെ കുട്ടിക്കാലമല്ല എനിക്ക് ഒരാളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയാനുള്ളത് മാധവി എട്ടിയുടെയും എന്റെ friend ആണ് എന്റെ friend ന്റെയും കഥ എങ്ങനെ ഉണ്ട് നിങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ഇത്രേം രസകരമായിരുന്നോ? എന്റെ കുട്ടിക്കാലം വളരെ രസകരമായിരുന്നു ആട്ടും പാട്ടും എല്ലാമായി ട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ കുടുംബക്കാരും friends ഉം എല്ലാരുമുണ്ട് അയല്പക്കക്കാരാണ് main friends ഇവരെ എല്ലാവരെയും എനിക്ക് ഭയങ്കരമായി ഇഷ്ട്ടമാണ് എനിക്ക് ഇപ്പോഴും കുറേ friends ഉണ്ട് ഞാൻ ഇപ്പോൾ Degreethird year ലാണ് പഠിക്കുന്നത് class ലും നാട്ടിലും എല്ലാ എല്ലാവർക്കും എന്നെ അറിയാം ഇത്രയാണ് എനിക്ക് കുട്ടിക്കാലത്തെ കുറിച്ച് പറയാനുള്ളത് നമസ്ക്കാരം Hello

അഹ് എന്തൊക്കെയാ വർത്താനം നല്ല വർത്താനം എവിടെ ഞാന് പെരേല്

ഉം എന്താ പരിപാടി പരിപാടി എന്താ പെരേല് വെർതെ ഇരിക്ക കലി രാത്രി

എങ്ങനെ കളി കാണാൻ ണ്ടോ ഇണ്ടെയ് കളി കാണണം

കളി പേരിന്ന് കാണണം ഇല്ലെങ്കി നാ Club ക്ക് എറങ്ങണം ആഹ് എപ്പളാ കളി പന്ത്രണ്ടരക്കല്ലേ പന്ത്രണ്ടേ കാലിനോ പന്ത്രണ്ടരക്ക പന്ത്രണ്ടരക്ക തോന്നു ല്ലേ അഹ് ആഹ് ഞാ സമയം നോക്കിട്ടില്ല അഹ് പന്ത്രണ്ടരക്ക തോന്നുണു ഇണ്ടാവു എൻറെൽ ആഹ് ഇയ്യ്‌ കാണില്ലേ കളി കാണിണില്ലേ ഇണ്ടെയ്

അത് സംശയ ജയിച്ച ജയിച്ച് ജയിക്കണം

ആ അ ശെരിയാണ് First leg ആയോണ്ട് കൊയപ്പല്ല Secondary ല് അടിച്ച് മിന്നി വരും

ന്നിട്ട് എവിടുന്നാ കളി കളി പേരെന്ന് കാണണം

അഹ് എവിടേക്കാണ് എവിടുക്ക വരണ്ടേ Club ൻറെ അവുടെക്ക് വാ നാട്ടിത്തെ

അഹ് എന്ന ഞാനീ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ എറങ്ങാ

ഇങ്ങളെവിടെയ ഇണ്ടവ ഞാനീ തായത്തേക്ക് വേര വിളിച്ച മതി

പിന്നല്ല Semi അടിച്ച് പൊങ്ങിട്ടല്ലേ മാറിയേ അല്ലെ രണ്ടെണ്ണം അടിച്ചു തൊണ്ണൂറ്റൊന്നിലും ഉം Extra time ല് Penalty കിട്ടി അടിപൊളി കളി ൻറെ മോനെ

ൻറെ കളിയല്ല

Link ആണെങ്കി ഭയങ്കര Stuck ഇത് കളി ഇങ്ങനെ Lag അടിച്ചിറ്റാണ് ആയില് First കണ്ടു പിന്നെ രണ്ടാമത്തെ അടുത്ത Minute അടിച്ചില്ല ഞാൻ അടിച്ചില്ലന്ന് പറഞ്ഞിറ്റില്ലേയ് പിന്നെ കളി Start ആയപ്പോ Goal ആയി ആകെ തുള്ളിച്ചാടി എല്ലാരും എണീച്ച് Scene ആയി

അമ്മെ അന്നോര് രസായിരുന്നു ഉം ന്നിട്ട് അപ്പൊക്കെ ഞാനും കണ്ടിരുന്നു ഇൻറെ മോനെ എമ്മാതിരി കളി തോറ്റുന്ന് വിചാരിച്ചു Trail പോറ ത്തായിന്നന്നെ Confirm ആയി അ അമ്മായിരി കളി ന്നീട് ആ തിരിച്ച് വരവുണ്ടല്ലോ അവൻറെ Super sub ഉം ഔഫ് ഒന്നുല്ലാതായി ഉം കാണുമ്പോ തന്നെ അങ്ങട്ട് മറ്റേ News കണ്ടില്ലേ പൊറത്ത് പോയിട്ട് ചങ്ങായി

ഓ അതടിപൊളി സാധന അയാള് തുള്ളി ചാടിയങ്ങട്ട് തിരിച്ച് Come back ന്നൊക്കെ പറയുമ്പോ ഇണ്ടല്ലോ ഇജ്ജാതി Come back

സത്യം Champions league ന്നെ ഇല്ല ലെ പണ്ട് മുതലേ ആ Athlete ഗോമഡർൻറെപ്പം ഒരു Final അവര് കൊണ്ടൊന്നു റാമോസ് തൊണ്ണൂറ്റിരണ്ടാം Minute ല് Goal അടിച്ചത് ആ ആഹ് രണ്ടായിരത്തി പതിനാലോ എത്രയാണ് ഒന്നേ പൂജ്യത്തിന് തൊണ്ണൂറ്റിരണ്ടാ Minute ല് പോയിട്ടൊര് Head എ അത് കെയിഞ്ഞിട്ട് ഒര് നാലെണ്ണം Extra time ല്

എമ്മാരി ക്രിസ്റ്റ്യാനോ

പക്ഷെ ക്രിസ്റ്റ്യാനോ ആയിരുന്നു ൻറെ എല്ലാം

Team team ന്നെയാണ് പക്ഷെ ക്രി സ്റ്റ്യാനോ ഇണ്ടാക്കി കൊടുത്ത അത്രയൊന്നും ആരും ഇണ്ടാക്കി കൊടുത്തിട്ടില്ല അവൻറെ ആയ കാലത്ത് ഓൻ കൊറേ കളിചിനല്ല അതെന്താ ആയ കാലത്തിന്നൊന്നുല്ല ഇപ്പളും കാട്ടണൊക്കെയല്ലേ

ഉം എടുക്കോക്കാരനല്ലേ